ലിബ്രിയോഫീസ് മാത്ത് സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് Derivativeകൾ ഡിഫറൻഷ്യൽ equationകൾ ഇന്റഗ്രൽ equationകൾ ലോഗരിത്മ്സ് ഉള്ള ഫോർമുലകൾ എന്നിവ എഴുതുന്നത്
ഇതിനായി കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഉദാഹരണമായി സൃഷ്ടിച്ച mathexample1ഓഡ്റ്റ് എന്ന വ്രൈട്ടർ ഡോക്യുമെന്റ് തുറക്കാം
ഇവിടെ ഡോക്യുമെന്റിന്റെ അവസാന പേജിലേക്ക് സ്ക്രോൾ ചെയ്ത് ഒരു പുതിയ പേജിലേക്ക് പോകാനായി കണ്ട്രോൾ Enter പ്രേസ്സ് ചെയ്യുക
ഇപ്പോൾ ഡെറിവേറ്റീവ്സ് ആൻഡ് ഡിഫറൻഷ്യൽ Equations എന്ന് ടൈപ്പ് ചെയ്തിട്ട് രണ്ട് പ്രാവിശ്യം എന്റർ കീ പ്രസ് ചെയ്യുക
Mathനെ കോൾ ചെയ്യുന്നതിനായി ഇൻസെർട്ട് menuൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട് എന്നിട്ട് ഫോർമുല
മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഫോണ്ട് സൈസ് 18 പോയിന്റ് ആക്കുക
അലിഗ്ന്മെന്റ് ലെഫ്റ്റ് ആക്കുക
എളുപ്പത്തിൽ വായിക്കാനായി നമ്മുടെ ഉദാഹരണങ്ങൾക്കിടയിൽ newlinesഉം blanklinesഉം ചേർക്കുക
ഇപ്പോൾ Derivativesഉം ഡിഫറൻഷ്യൽ equationsഉം എഴുതുന്നതെങ്ങനെ എന്ന് പഠിക്കാം
ഈ ഫോർമുളെ അല്ലെങ്കിൽ ഇക്വേഷൻസ് Mathൽ എളുപ്പത്തിൽ എഴുതാം
ഇവയെ നമുക്കൊരു ഫ്രാക്ഷൻ ആയി തന്നെ കരുതി ഓവർ മാർക്ക് അപ്പ് ഉപയോഗിക്കാം
ഉദാഹരണത്തിന് ഡിഎഫ് ബി ഡിഎക്സ് എന്ന ഒരു ടോട്ടൽ ഡെറിവേറ്റീവ് എഴുതുന്നതിന് ഫോർമുല എഡിറ്റർ വിൻഡോയിലെ മാർക്ക് അപ്പ് ഡിഎഫ് ഓവർ ഡിഎക്സ് ആണ്
പാർഷ്യൽ derivativeനായി പാർഷ്യൽ എന്ന വാക്ക് ഉപയോഗിക്കാം
മാർക്കപ്പ് del f ഓവർ del x എന്ന് കാണുന്നു
പാർഷ്യൽ markupനായി കർലി ബ്രാക്കറ്റുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്
പാർഷ്യൽ derivativeന്റെ del അടയാളം വ്രൈട്ടർ ഗ്രേ ബോക്സിൽ ശ്രദ്ധിക്കുക
മറ്റൊരു ഉദാഹരണം160 ത്വരണത്തേയും ബലത്തേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന Newtonന്റെ രണ്ടാം ചലന നിയമം
F ഐഎസ് ഇക്വൽ ടോ m അ
ഇതിനെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ equationന്റെ രൂപത്തിൽ160 F ഓഫ് t ഐഎസ് ഇക്വൽ ടോ m ഇന്റോ d സ്ക്വയർഡ് x ഓവർ d t സ്ക്വയർഡ് എന്ന് എഴുതാം
ഓരോ operationന്റേയും ഓർഡർ കാണിക്കുന്നതിനായി ഓരോ സെറ്റ് ക്യൂളി bracketകൾ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക
ഇക്വേഷൻ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്
ഡിഫറൻഷ്യൽ equationന് മറ്റൊരു ഉദാഹരണം
ന്യൂട്ടൻസ് ലാവ് ഓഫ് കൂളിങ്
ഒരു ഒബ്ജക്റ്റിന്റെ t സമയത്തെ ഊഷ്മാവ് തേറ്റ ഓഫ് t ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം
d ഓഫ് തേറ്റ ഓവർ d ഓഫ് t ഐഎസ് ഇക്വൽ ടോ മൈനസ് k ഇന്റോ തേറ്റ മൈനസ് സ്
ഇവിടെ S ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് ആണ്
വ്രൈട്ടർ ഗ്രേ boxലെ ഇക്വേഷൻ ശ്രദ്ധിക്കുക
ഇപ്പോൾ നമ്മുടെ വർക്ക് സേവ് ചെയ്യാം
Fileൽ പോയി സേവ് ക്ലിക്ക് ചെയ്യുക
ഇനി ഇന്റഗ്രൽ ഇക്വേഷൻസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം
പുതിയ പേജിലേക്ക് പോകുന്നതിനായി വ്രൈട്ടർ ഗ്രേ ബോക്സിന് പുറത്ത് മൂന്ന് പ്രാവശ്യം സാവധാനത്തിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് കണ്ട്രോൾ Enter പ്രസ് ചെയ്യുക
ഇന്റഗ്രൽ Equations എന്ന് ടൈപ്പ് ചെയ്യുക
എന്റർ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുക
ഇൻസെർട്ട് ഒബ്ജക്ട് menuവിൽ നിന്ന് മാത്ത് കാൾ ചെയ്യുക
ഫോണ്ട് സൈസ് 18 പോയിന്റ് ആയി വർദ്ധിപ്പിക്കാം
അലിഗ്ന്മെന്റ് ലെഫ്റ്റ് ആക്കുക
ഇന്റഗ്രൽ അടയാളത്തിനായി ഫോർമുല എഡിറ്റർ വിൻഡോയിൽ ഇന്റ് എന്ന മാർക്കപ്പ് ഉപയോഗിക്കുക
f റിയൽ വേരിയബിൾ xന്റെ ഫങ്ഷനും അ b x ആക്സിസ് ലെ റിയൽ ലൈനിലുള്ള intervalഉം ആണെങ്കിൽ ഡെഫിനൈറ്റ് ഇന്റഗ്രൽ ഇന്റഗ്രൽ ഫ്രോം a ടോ b f ഓഫ് x ഡിഎക്സ് എന്ന് എഴുതാം
ഇന്റഗ്രൽ symbolനായി ഇന്റ് എന്ന മാർക്ക് അപ്പ് ഉപയോഗിച്ചു
അ b എന്ന ലിമിറ്റ്സ് കാണിക്കുന്നതിനായി ഫ്രോം ടോ എന്നീ മാർക്ക് upകൾ ഉപയോഗിച്ചു
വ്രൈട്ടർ ഗ്രേ ബോക്സിലെ ഫോർമുല ശ്രദ്ധിക്കുക
അടുത്ത ഉദാഹരണമായി ഒരു cuboidന്റെ വ്യാപ്തി കണക്ക് കൂട്ടുന്നതിനുള്ള ഡബിൾ ഇന്റഗ്രൽ ഫോർമുല എഴുതാം
ഫോർമുല സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്
ഡബിൾ integralന് വേണ്ടിയുള്ള മാർക്ക് അപ്പ് i i n t ആണ്
അത് പോലെ cuboidന്റെ വ്യാപ്തി കാണുന്നതിന് ട്രിപ്പിൾ integralഉം ഉപയോഗിക്കാവുന്നതാണ്
ട്രിപ്പിൾ integralന് വേണ്ടിയുള്ള മാർക്ക് അപ്പ് ആണ് i i i n ട്
ഒരു integralന്റെ ലിമിറ്റ്സ് കാണിക്കുന്നതിനായി സബ്സ്ക്രിപ്റ്റ് മാർക്ക് upഉം ഉപയോഗിക്കാവുന്നതാണ് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാത്ത് integralന് താഴെ വലത് വശത്ത് ആ ക്യാരക്ടർ നല്കുന്നു
ഇങ്ങനെ Mathൽ ഇന്റഗറൽ formulaകളും equationകളും എഴുതുന്നതിന് പല മാർഗങ്ങൾ ഉണ്ട്
ഇപ്പോൾ ലോഗരിത്മ്സ് ഉള്ള formulaകൾ എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം
ഇത് ഒരു പുതിയ മാത്ത് ഗ്രേ ബോക്സിൽ അല്ലെങ്കിൽ മാത്ത് ഒബ്ജക്റ്റിൽ എഴുതാം
Logarithms എന്ന് ടൈപ്പ് ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം എന്റർ പ്രസ് ചെയ്യുക
വീണ്ടും മാത്ത് കാൾ ചെയ്യുക
ഫോണ്ട് 18 പോയിന്റ് ആയി മാറ്റുക
ലെഫ്റ്റ് അലിഗ്ൻ ചെയ്യുക
ലോഗരിതം ഉപയോഗിക്കുന്ന ഒരു ലളിതമായ ഫോർമുല160 ലോഗ് 1000 ടോ തെ ബേസ് 10 ഐഎസ് ഇക്വൽ ടോ 3 ഇവിടുത്തെ മാർക്ക് അപ്പ് ശ്രദ്ധിക്കുക
മറ്റൊരു ഉദാഹരണം ലോഗ് 64 ടോ തെ ബേസ് 2 ഐഎസ് ഇക്വൽ ടോ 6
ഇപ്പോൾ നാച്ചുറൽ ലോഗരിതം ഇന്റഗ്രൽ രൂപത്തിൽ എഴുതുന്നത് നോക്കാം
നാച്ചുറൽ ലോഗരിതം ഓഫ് t ഐഎസ് ഇക്വൽ ടോ ഇന്റഗ്രൽ ഓഫ് 1 ബി x ഡിഎക്സ് ഫ്രോം 1 ടോ ട്
മാർക്ക് അപ്പ് സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്
ഉദാഹരണങ്ങൾ സേവ് ചെയ്യുക
ഒരു അസൈൻമെന്റ് താഴെ കൊടുത്തിട്ടുള്ള ഡെറിവേറ്റീവ് ഫോർമുല എഴുതുക d സ്ക്വയർഡ് y ബി d x സ്ക്വയർഡ് ഐഎസ് ഇക്വൽ ടോ d ബി ഡിഎക്സ് ഓഫ്
സ്കേലബിൾ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുക
താഴെയുള്ള ഇന്റഗ്രൽ എഴുതുക ഇന്റഗ്രൽ 0 ടോ 1 square റൂട്ട് ഓഫ് x ഡിഎക്സ് അടുത്തതായി താഴെയുള്ള ഡബിൾ ഇന്റഗ്രൽ എഴുതുക ഡബിൾ ഇന്റഗ്രൽ ഫ്രോം T ഓഫ് 2 സിൻ x - 3 y ക്യൂബ്ഡ് 5 ഡിഎക്സ് ഡി ലോഗ് x ടോ തെ പവർ ഓഫ് p ടോ തെ ബേസ് b ഐഎസ് ഇക്വൽ ടോ p ഇന്റോ ലോഗ് x ടോ തെ ബേസ് b എന്ന ഫോർമുല ഉപയോഗിച്ച് ലോഗ് 1024 ടോ തെ ബേസ് 2 സോൾവ് ചെയ്യുക
നിങ്ങളുടെ ഫോർമുലകൾ ഫോർമാറ്റ് ചെയ്യുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ ഡെറിവേറ്റീവ്സ് ഉം ഡിഫറൻഷ്യൽ equationsഉം
ഇന്റഗ്രൽ equationsഉം ലോഗരിതംസ് ഉള്ള ഫോർമുലകളും എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു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
ഈ പ്രോജക്റ്റ് ഏകോപിപ്പിച്ചത് httpspoken tutorialorg
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ